നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം?

ഇവിടെ നല്ല വിശേഷം. ഞാനിവിടെ ചെടികൊക്കെ വെള്ളമൊഴിക്കുകയായിരുന്നു. ഏബലിന് താല്പര്യമുണ്ടോ അങ്ങന ത്തെ കൃഷിയൊക്കെ? ആ എനിക്കും അതിൽ വളരെ താല്പര്യമുണ്ട്. ഞാൻ ചെറിയ രീതിയിൽ കൃഷിയൊക്കെ വീട്ടിൽ ചെയ്യുന്നുണ്ട്. ശ്രുതിക്ക് കൃഷിയിലൊക്കെ താല്പര്യമുണ്ട്?

അതെ അതെ എനിക്ക് ഭയങ്കര താൽപര്യമുള്ളതാണ് കൃഷി. എൻറെ ഇവിടെ ആഹ് മുറ്റത്തിങ്ങനെയുണ്ട്. അതേപോലെ തന്നെ ആഹ് ചെടികളൊക്കെ എനിക്ക് കൃഷി ആഹ് എന്താ പച്ചക്കറികളോക്കെയാണ് കൂടുതൽ താല്പര്യം അതാകുമ്പോ നമുക്ക് ഭക്ഷണത്തിനും ഉപയോഗിക്കാലോ കഴിക്കാനും ഉപയോഗിക്കാലോ കാരണം, പച്ചക്കറികളായ തക്കാളി, വഴുതനങ്ങ, വെണ്ടയ്ക്ക എന്ന പച്ചക്കറികളൊക്കെ ചെയ്യുമ്പഴത്തെയ്ക്കും നമുക്ക് നല്ല രസമാണ് കൃഷി. അതെ. അതെ. ഇത് നമുക്ക് ഒഴിവ് സമയങ്ങളിൽ നമ്മുടെ മനസ്സിനൊരാശ്വാസമാകാൻ കൃഷിക്ക് സാധിക്കാറുണ്ട്. ഞാൻ ഇങ്ങനെ എന്റെ വീട്ടിലെ മട്ടുപ്പാവിലും മറ്റും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളും ചെറിയ ചെറിയ പഴവർഗങ്ങളൊക്കെ കൃഷി ചെയ്യാറുണ്ട്. പിന്നെ വീട്ടിൽ കുറച്ച് പറമ്പുണ്ട്. അപ്പോൾ പറമ്പിൽ ഞാൻ ഇടക്ക് എന്താ കുറച്ച് വാഴയൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വാഴ നമുക്ക് എപ്പോഴും ഒരു ഗുണമുള്ള സാധനമാണല്ലോ. അപ്പോൾ വാഴയിൽ നിന്ന് കിട്ടുന്ന പഴം നമുക്ക് ഉപയോഗിക്കാം. വാഴയുടെ ഇല നമുക്കെടുക്കാം. അങ്ങനെ അങ്ങനെ നൂറ് നൂറ് ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ കൃഷിയെന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും മണ്ണിനോട് ചേർന്ന് നിൽക്കാൻ സഹായിക്കുന്ന ഒന്നാണല്ലോ. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് കൃഷി എനിക്ക് ചെയ്യാൻ താല്പര്യമാണ്. സു...ഈ പിന്നെ കൃഷിയെന്ന് പറയുമ്പോൾ നമ്മൾ കേവലം സസ്യങ്ങൾ മാത്രമല്ല. നമുക്ക് ഇപ്പോൾ മീൻ കൃഷി ചെയ്യാം, ചെമ്മീൻ കൃഷി ചെയ്യാം. അങ്ങനെ പലതരം. ഞാൻ ഇപ്പോൾ ഈ അടുത്തായിട്ടൊരു ചെറിയ ഗവേഷണം പോലെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചെമ്മീൻ കൃഷിയെപ്പറ്റി കൂടുതൽ പഠിക്കുവാനും കൂടുതൽ അറിവ് നേടാനും. അപ്പോൾ നല്ല ലാഭമുള്ളൊരു കൃഷിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കൈ നോക്കാമല്ലോ എന്ന് വിചാരിച്ചു.

എന്നുവെച്ചാൽ ഇ ഇങ്ങനെ മീൻ കൃഷിയൊക്കെ ലാഭം ഉണ്ടെന്ന് ഞാൻ കേട്ടായിരുന്നു ഇതിനെപ്പറ്റി. എനിക്കും കൂടുതൽ ഇതിനെപ്പറ്റി പഠിക്കണമെന്നുണ്ട്. ഞാനിപ്പം തൽക്കാലം ചെറുതായി ട്ടാണ് മീൻ കൃഷി തുടങ്ങിയേക്കുന്നത്. ഇപ്പ ഞാൻ കൂടുതലും പച്ചക്കറികളിലാണ് നോക്കുന്നത്. കാരണം, പച്ചക്കറികളാകുമ്പോഴത്തേക്കും നമുക്കീ

ചന്തെനെക്കെ വേ, വാങ്ങണ്ട.

അടുത്ത ബന്ധുക്കൾകൊക്കെ കൊടുക്കാലോ നല്ലതാണല്ലോ പച്ചക്കറികളും ഒക്കെ കൊടുക്കുന്നത് കാരണം വീട്ടിൽ ഇണ്ടാകുമ്പഴത്തെയ്ക്കും നമുക്ക് അതിൻറെതായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഇണ്ടാകും. ഇല്ലേ തോന്നുന്നില്ലേ? അതേലോ ശ്രുതി. കാരണം നമ്മൾ ഇപ്പോൾ കടയിൽ നിന്നും മറ്റും പച്ചക്കറികളും മറ്റു ആവശ്യസാധനങ്ങളും വാങ്ങുമ്പോഴത്തേക്കും അതിലൊക്കെ എന്ത് തരത്തിലെ മായമുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ കഴിവതും നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും വളരേ വളരേ നമ്മുടെ മനുഷ്യശരീരത്തിന് ദോഷം ചെയ്യുന്ന കീടനാശിനികളും മറ്റുമാണ് പുറത്ത് നിന്നും വരുന്ന അന്യസംസ്ഥാന പച്ചക്കറികളിലും മറ്റും ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ പല വാർത്തകളിലും മറ്റും കേട്ടിട്ടുണ്ടത്. കേട്ടും വായിച്ചും ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിവതും നമ്മുടെ വീട്ടിലെത്തന്നെ ഉപയോകിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ വീട്ടിലുള്ളവരുടെ ആരോഗ്യത്തിനും അങ്ങനെ നമ്മൾ നാട്ടിലുള്ളവരുടെ ഒരു ആരോഗ്യമുള്ള സമൂഹത്തെ തന്നെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. കൃഷിയുടെ ഒരു എന്താ പറയാ, കൃഷിയെ നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും കൂടുതൽ കൂടുതൽ ആളുകൾക്ക് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാക്കാനുമുള്ള ഒരു വഴി ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. കാരണം കൃഷി എന്ന് പറയുന്നത് നമ്മൾ സമൂഹത്തിന് ഒരിക്കലും ഒഴിച്ചുകൂടാൻ ആകാത്ത ഒരു സാധനമാണ്. അങ്ങനെയല്ലേ, ശ്രുതി? അതെ അതെ വളരെയധികം ശരിയാണ് പണ്ടുകാല ത്ത് നമ്മുടെ മുതുമുത്തച്ഛൻ മാരൊക്കെ നല്ല കൃഷി ഒക്കെ ചെയ്ത്

പ്പോ പൊതുവേ കൊറവാണ് കാരണം, ആൾക്കാരെ ചൂഷണം ചെയ്യാൻ കൊറേ പേരുകളുണ്ട്.

ചൂഷണം ചെയ്യുമ്പോ ആൾക്കാർക്ക് താല്പര്യം ഭയങ്കരം അത് ബുദ്ധിമുട്ടിലോട്ട് കാരണം, ആഹ് കർഷക മരണങ്ങളാണല്ലോ കാണണ്ടി, കണ്ടുവരുന്നത്. അപ്പൊ പൊതുവേയിപ്പോ കൃഷി കുറവാണ്. പക്ഷേ, ഇനിമുതൽ ഇങ്ങനെ നമ്മടെ വരുംതലമുറകളക്കെ കൃഷി ചെയ്യണമെന്നാണ് എൻറെയൊരു കാഴ്ചപ്പാട്. കാരണം,

ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് ഒരു സന്തോഷമൊക്കെകിട്ടും. ഒരു ചെടി നമ്മൾ നട്ടു പിടിപ്പിച്ചത് വളർ

ഇലകൾ വരുമ്പോഴും നമുക്കൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് കിട്ടുന്നത്.

പ്രത്യേക സ്വാദ് തന്നെയാണ് പച്ചക്കറികൾ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പം പണ്ട് ഇത്രനാളോക്കെ ഞാൻ കൊറച്ചോക്കെ ആഹ് പൊറത്തിനെക്കെയായിരുന്നു പച്ചക്കറി വാങ്ങിച്ചു കൊണ്ടിരുന്നത് ഇപ്പഴാണ് ഞാൻ കൊറച്ച് ആഹ് ഇങ്ങനെ കൃഷി തുടങ്ങിയപ്പഴത്തെയ്ക്കും പച്ചക്കറികളുടെ ആ സ്വാദിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ തുടങ്ങിയത്. പുറത്തീന്ന് വാങ്ങുമ്പം അത്ര സ്വാദ് ഉണ്ടാവാറില്ല

എന്തൊരു സ്വാദാണ്. തക്കാളീം വെണ്ടക്കയും എല്ലാത്തിനും പ്രത്യേക ഒരു സ്വാദ് തന്നെയാണ്. ഇപ്പം നമുക്ക് ആഹ് എൻറെ വീടിൻറെ മുൻപിൽഉണ്ട്. അതീന്ന് കിട്ടുന്ന പഴൊക്കെ നല്ലതാണ് അങ്ങനെ അതെയല്ലേ? ഞാനും എനിക്കിപ്പോൾ ഞാനൊരു ഏഹ് നമ്മുടെ വിദ്യാലയത്തിൽ പഠിക്കുന്ന കാലത്ത് ഒരു പേരത്തൈ എന്റെ വീടിന്റെ മുറ്റത്ത് നട്ടിരുന്നു. ഇപ്പോൾ അത് വളർന്ന് വലുതായി അതിൽ പേരയ്ക്കയൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ എന്ത് സന്തോഷമാണ്. ഇടയ്ക്ക് അതിൽ നിന്ന് പേരക്ക കഴിക്കാം. പിന്നെ പല തരം കിളികളൊക്കെ വന്ന് അതിലിരിക്കും. കിളികളൊക്കെ കൂട് കൂട്ടുന്നു. അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുമ്പോഴും നമുക്കൊരു സുഖമുണ്ട്. കാരണം നമ്മൾ മണ്ണിനോടും കൂടുതൽ മനുഷ്യരോടും ഇടപെഴകുന്നു. അപ്പോൾ കൃഷി എല്ലാവരും പൂർണമായൊരു ജോലിയായിട്ട് ഏറ്റെടുക്കണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അവർക്ക് മറ്റ് ഇഷ്ടങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതിന്റെയെല്ലാം ഒഴിവ് സമയങ്ങളിൽ ചെറുതായിട്ട് നമ്മുടെ വീടിന്റെ മട്ടുപ്പാവിലോ അല്ലെങ്കിൽ വീട്ടിലെ ഒരിത്തിരി സ്ഥലത്തോ പറ്റുന്ന പോലെ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മു...നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉത്പാദിക്കാൻ...ഉത്പാദിപ്പിക്കാൻ പറ്റിയിട്ടാണെങ്കിൽ പിന്നെ എല്ലാവരും അങ്ങനെ ചെയ്ത് വരുമ്പോഴോ? നമ്മുടെ സംസ്ഥാനത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിന്

പ്രകൃതി തന്നെ നമ്മളോട് കോപിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെ, ശ്രുതി? അതെയതെ ശരിയാണ്. നമ്മളിപ്പോ മൊത്തം പ്രശ്നത്തിൽ കൂടിയാണ് ആഗോളതാപനം കൂടുന്നു അങ്ങനെ. അപ്പം നമുക്ക് ചെറുതായിട്ട്

കാര്യമാണ് കൃഷിചെയ്യുവാന്ന് ചെറുതായിട്ട് തുടങ്ങിയാൽ മതി ഇങ്ങനെ മൊത്തം ഇങ്ങനെ ആഹ് ആദ്യം തന്നെ നമ്മൾ ഒരു ക്ക്

സ്ഥലോക്കെ വാങ്ങിച്ച് ചെയ്യണമൊന്നെന്നും ഇല്ല അപ്പം കൊറച്ച് സ്ഥലങ്ങളിൽ ചെയ്തുടങ്ങിയാൽ നമുക്കതിനൊടൊരു താല്പര്യം ഒക്കെ തോന്നും പ്രത്യേകതരം ഒരനുഭവം തന്നെയാണ് കിട്ടുന്നത് ചെടികളിൽ കൂടി നമ്മൾ ഓരോ ചെടികളും ആനേ ഓരോ കൃഷികളും ചെയ്യുമ്പത്തേയ്ക്കും അപ്പം കൂടുതൽ ആൾക്കാര് കൃഷി ചെയ്യണം എന്നാണ് ഞാൻ ആഹ് എൻറെയൊരു കാഴ്ചപ്പാട്. കാരണം,

പ്രത്യേകം സന്തോഷൊക്കെയാണ് കിട്ടാൻ പോകുന്നത്. ഇപ്പം

പറഞ്ഞപോലന്നെ ഈ അടുത്താണ് കൃഷി ചെയ്തു തുടങ്ങിയത് തന്നെ.

ഓരോ ഫലങ്ങളിലും ജീവനുണ്ടെന്നുവരെ തോന്നിപ്പോകും. കാരണം, ആ ഒരു പ്രത്യേകതരമായിട്ടുള്ളൊരു ഇതു തന്നെയാണ് അനുഭവം തന്നെയാണ് നമ്മൾ ഇത്തരം തിരക്കേറിയ ജീവിതത്തിൽ നമുക്ക് മൊത്തം

അങ്ങനെ ജോലിയായിട്ടും മൊത്തം തെരക്കേറിയ ജീവിതത്തിൽ കൂടി നടക്കുമ്പം

അരമണിക്കൂറ് നമുക്ക് കൃഷിക്ക് വേണ്ടി ചെലവഴിച്ചാൽ അത്രേം മതി രാവിലെയും വൈകുന്നേരവുമായിട്ട് വെള്ളം കൊറച്ച് കൊടുത്ത് അങ്ങനെ ചെയ്താൽ നമുക്കൊരു ഒരു സന്തോഷം തന്നെയാണ് നമ്മുടെയൊരു നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും സംഭാവന നമ്മൾ ചെയ്യുന്നു ലോകത്തോട് ചെയ്യുന്നു. കാരണം, ഇപ്പൊ ആണെങ്കിൽ മൊത്തം സ്ഥലങ്ങളൊക്കെ

അപ്പഴത്തേയ്ക്കും ഇപ്പമാണെങ്കിൽ മിക്ക സ്ഥലങ്ങളിലും ആ ആഹ് പാടങ്ങളും എല്ലാം നെകത്തി കെട്ടിടങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കെട്ടിടങ്ങളും

നമ്മുടെയിപ്പം ജനസംഖ്യ വളരെയധികം കൂടുകയാണല്ലോ

ആഹ് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങള് വളരെ വളരെ കുറഞ്ഞൊണ്ടിരിക്കയാണ്. കൃഷി നമ്മൾ അന്യ സംസ്ഥാനത്തീന്നാണ് കൃഷി ചെയ്ത് നമക്ക് കിട്ടണ്ട പച്ചക്കറികളൊക്കെ നമ്മുടെ നാട്ടിലോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനോടൊക്കെ അതൊക്കെ അതിനെപ്പറ്റിയുള്ള എങ്ങനെയാണ് താങ്കൾക്ക്?

മത്സ്യ കൃഷിയാണെന്നുണ്ടെങ്കിൽ പഴയ പോലെ അ...അത്രയും സ്ഥലത്ത് ചെയ്യുന്നതിനേക്കാൾ വളരെയധികം മെച്ചപ്പെട്ട രീതിയിൽ കുറച്ച് സ്ഥലത്ത് തന്നെ നമുക്ക് ഇപ്പോൾ മത്സ്യക്കൃഷി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കൂട് കെട്ടിയിട്ടുള്ള ഒരു കൃഷി. അതാകുമ്പോൽ മത്സ്യം വേറെ എങ്ങോടും പോകാതെ ആ കൂടിനുള്ളിൽ തന്നെ കിടന്ന് അതിന്റെ ഉള്ളിൽ നമ്മൾ അതിന് ആവശ്യമായ തീറ്റയിട്ട് കൊടുക്കുമ്പോൾ അത് കഴിച്ചത് വളരുന്നു. ഇപ്പോൾ ആ എന്നിട്ടൊരു അതിന്റെ വിളവെടുപ്പ് കാലമാകുമ്പോൾ അത് പ്രായമാകുമ്പോൾ അതായത് ആറ് മാസം അല്ലെങ്കിൽ ഓരോ ഇനം അനുസരിച്ചിട്ട് നമുക്കതിനെ വിളവെടുക്കാം. അപ്പോൾ നമുക്ക് കയ്യിൽ നിന്നും അധികം പണം ചിലവാകുന്നുമില്ല എന്നാൽ നല്ല ലാഭം ലഭിക്കുകയും ചെയ്യും. അങ്ങനെ പോ...എന്താ പറയാ, പുതിയ പുതിയ ആശയങ്ങളും പഠനങ്ങളും ഉപയോഗിച്ച് പുതിയ രീതിയിൽ എത്രത്തോളം നമുക്ക് മെച്ചപ്പെട്ട രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കണ്ട് പിടിക്കേണ്ടതുണ്ട്. അല്ലെ, ശ്രുതി? അതെ അതെ പല രീതികളും ഒണ്ട്. നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കണമെന്നാണ് കലാലയങ്ങളിലും വിദ്യാലയങ്ങളിലും ജോലിസ്ഥലങ്ങളിലുമൊക്കെ

കൃഷിയൊക്കെ ചെയ്താൽ വളരെ വളരെ നല്ലതാണ് നമ്മടെ മൊത്തം ഇങ്ങനെ തെരക്കുള്ള ജീവിതത്തിൽ കൂടി പോ ഒരു ചെടി നടുമ്പം കിട്ടുന്ന നമുക്ക് സന്തോഷം

ഞാനീ അടുത്തെന്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയപ്പത്തേയ്ക്കും അവിടെ നറച്ചു ചെടികളായിരുന്നു.ആഹ് ഭയങ്കര ആഹ് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളൊരു കൂട്ടുകാരിയായിരുന്നു എൻറെ ഞാനപ്പം അവിടെ ചെന്നപ്പം കൂട്ടുകാരിക്ക് പല അറിവുകളും ഉണ്ട് ഇതിനീ കൃഷിനെ പറ്റീം ഓരോ ചെടികളെ പറ്റീം എങ്ങനെ വേണം വളം ഇടാൻ എങ്ങനെ വേണം വെള്ളം നനക്കാൻ ആഹ് എത്ര, ഓരോ ചെടികൾക്കും ഓരോതായിട്ടുള്ള പ്രത്യേകതയുണ്ട് നമ്മൾ മനുഷ്യരെ പോലെ തന്നെതായിട്ടുള്ള പ്രത്യേകതയുണ്ട് നമ്മൾ ഓരോ മനുഷ്യരെ പോലെ തന്നെയാണ്. ഓരോ ചെടികൾക്കും അവർക്കുമുണ്ട് അവരുടേതായിട്ടുള്ള കാരണം, ഓ അമിതമായി വെള്ളമൊഴിച്ചാൽ ആ ചെടികൾ ആഹ് കേടായി പോകും അതേപോലെതന്നെ കൊറച്ച് ആഹ് കുറഞ്ഞു പോയാലും അതൊരു പ്രശ്നമായി മാറത്തോള്ളൂ.

അങ്ങനെ ആഹ് ഏഹ് കൃഷി ചെയ്യാൻ തന്നെ അതിനോട് കടക്കുകയാണെങ്കിലും ആലോചിച്ചിട്ടൊക്കെ വേണം. കൂട്ടുകാരിയുടെ കൂടെ പോയപ്പം എനിക്ക് വളരെയധികം കൊറെ അറിവ് കിട്ടീയെനിക്ക് അതിലെനിക്ക് വളരെ വളരെ എനിക്ക് സന്തോഷം തോന്നി. അങ്ങനെ അതിനോടും താല്പര്യം ഇല്ലേ താങ്കൾ അതെ. എനിക്കും വളരെ താല്പര്യമുണ്ട്. കഴിഞ്ഞ...കഴിഞ്ഞ മാസം ഞാൻ ഇത്പോലെ ഞാൻ എന്റെ അമ്മയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഇപ്പോൾ അമ്മൂമ്മ മാത്രം ഉള്ളൂ നിലവിൽ. ബാക്കിയുള്ളവരൊക്കെ പല പല സ്ഥലങ്ങളിലായിട്ട് ജോലിക്കും മറ്റും പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ അത്യാവശ്യം പറമ്പും സ്ഥലവുമൊക്കെയുള്ള ഒരു വീടാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ പറമ്പെല്ലാം ഒഴിഞ്ഞ് കിടക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര അധികം സങ്കടമായി. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള സർക്കാരിന്റെ കൃഷിഭവനുമായി ബന്ധപെട്ടിട്ട് ഒരു നൂറ്റി അൻപത് വാഴ

വീട്ടിലത്തെ എല്ലാ വെച്ചു. ഇപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് മനസ്സിന്. കാരണം എന്നെക്കൊണ്ട് ഇത്രയും സാധിച്ചു അല്ലോ. ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എനിക്ക് ഇതുപോലെയൊക്കെ ആകാൻ സാധിക്കുമെന്ന്. കാരണം കൂടുതൽ എന്താ പറയാ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാൻ ഞാൻ പഠിച്ചിരിക്കുന്നു. ശ്രുതിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതെയതെ വാ, വളരെ നല്ലൊരു കാര്യമാണ് അങ്ങനെ ചെയ്തത്. കാരണം, നമ്മളിപ്പോ ഓരോ നിലവും വെറുതെ കെടക്കുന്ന സ്ഥലങ്ങൾ കൃഷി ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോ താങ്കൾ ചെയ്തത് വല്ല്യൊരു ആഹ് അഭിനന്ദനം നേരുന്നൊരു കാര്യം തന്നെയാണ്. കാരണം, നമ്മൾ ഇങ്ങനെ വെറുതെ സ്ഥലങ്ങൾ കെടക്കുമ്പോ അതൊക്കെ വാ, വെറുതെ നഷ്ടപ്പെട്ട് പോവാണ്. അപ്പൊ കൃഷി ചെയ്യാണെങ്കിൽ എത്രയോ മനുഷ്യർകത് ഉപകാരപ്പെടും വളരെ നല്ലതാണ് അപ്പോ നമ്മൾ കൂടുതലും കൃഷിനെ പറ്റി പഠിക്കണം പഠിപ്പിക്കണം ഓരോരുത്തരെ പറ്റി എല്ലാരെയും കൂടുതൽ അതിനോട് ചെയ്യാൻ കൃഷി ചെയ്യണോനുള്ള പ്രേരിപ്പിക്കണം. കാരണം, കൃഷിയൊരു ആഹ് ആഹ ജീയാ, ജീവിക്കാനുള്ളോരു മാർഗ്ഗം വരെയാണ്. കാരണം, പണ്ട് കാലം മുതലേ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ? കൂടുതൽ ആയിരുന്നു ഇങ്ങനെ കൃഷി കൊണ്ട് ആഹ് വരുമാനമാർഗം കണ്ടുപിടിച്ചു കൊണ്ടിരുന്നത്. അതേപോലെതന്നെ ജീവിക്കാനുള്ള നമുക്ക്, നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് കെടക്കുന്ന അപ്പൊ മുറ്റത്തോ പറമ്പിലോ ഒക്കെ കൃഷി ചെയ്ത് ആഹ് ജീവിക്കണമെന്നാണ് എൻറെയൊരു കാഴ്ചപ്പാട് അപ്പൊ ഇത് വളരെയധികം കാര്യം തന്നെയാണ് താങ്കൾ ചെയ്തത്. അപ്പോ ഇനിയും ഇനിയും എനിക്കും കൂടുതൽ, കഴിഞ്ഞദിവസം ഞാൻ പറഞ്ഞല്ലോ ഞാൻ കൂട്ടുകാരിയുടെ കൂടെ പോയപ്പോ വളരെ സന്തോഷം തോന്നി.

മീൻ കൃഷിയാണെങ്കിലും പല പല തരം കൃഷി ചെയ്യണമെന്നുള്ള ഒരാഗ്രഹം അപ്പൊ നമ്മളിതിൽ കൂടുതലും കൂടുതലും ആൾക്കാരെ അറിയിക്കണം. ആഹ് വിദ്യാലയങ്ങളിലും, കലാലയങ്ങളിലും, ജോലിസ്ഥലങ്ങളിലും ഇതിനെപ്പറ്റി ഒരു പഠനം ആഹ് ഇതിൻറെ അറിവും പകരണമെന്നാണ് എന്റെയൊരു ആഗ്രഹം. നമുക്ക് ഒരുമിച്ചങ്ങനെ തീരുമാനമെടുക്കാം. താങ്കളുമാ ആയിട്ട് വളരെ വളരെ ഭയങ്കരായിട്ട് ചർച്ച ചെയ്യണ്ടൊരു

താങ്കളെ ആയിട്ട് സം, സംസാരിച്ചതിന് നിക്ക് വളരെയധികം നന്ദിയുണ്ട്. പ്പം ഇതിനെപ്പറ്റി നേരിട്ട് കാണുമ്പോ ചർച്ച ചെയ്യണ്ട ഒരു വിഷയം തന്നെയാണ്. അതെ. തീർച്ചയായും, ശ്രുതി. നമുക്ക് ഇനി നേരിട്ട് കാണുമ്പോഴേ എനിക്ക് ശ്രുതിയുടെ അടുത്ത് നിന്ന് ഒന്ന് രണ്ട് തൈകൾ കൂടി തരണം. കാരണം എനിക്ക് ഇനിയും കൂടുതൽ കൂടുതൽ കൃഷി ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ നേരിട്ട് കാണാം നമുക്ക്, ശ്രുതി. നന്ദി. ആഹ് അന്നാ നമുക്ക് നേരിട്ട് കാണുമ്പോ ഞാൻ തൈയ്യും തരാം. നന്ദി.